അയ്‌ശേരി പിന്നെന്തെല്ലാ

ആനക്കാ അനക്കിള്ളതിനെ ഞാൻ ഇപ്പൊ അടുത്ത് വലിച്ചെറിയും അതെന്തേനു ഇഞ എന്താക്കിനാ അത്? ഭയങ്കര കുരുത്തക്കേടാടോ അയെ ഇഞ പിടിച്ചു എന്തെങ്കിലും അടിക്കുവാറ്റം ചെയ്താ

അയെ ഇഞ് എല്ലാരേം കൂട്ടിട്ടാ വെർന്നെ എന്ന ഇഞ് വരാതെ നല്ലേ ഞാൻ ഒറ്റക്ക് പോയിക്കോളും പക്ഷെ സിനിമ നല്ലതാന്ന് പറഞ്ഞിട്ട് എല്ലാര്ക്കും അത് കാണണം എന്നിണ്ട്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

അയെ ഞാൻ വിചാരിച് ഇഞ്ഞും ഞാനും മാത്രാന്ന് ഇഞ് ഇതൊന്നും എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലാലോ

ഓഹ് അങ്ങനെ അപ്പൊ ഞാൻ വരണ്ടാന്ന് വിചാരിച്ചിട്ടാ ഇഞ് phone വിളിച്ചേ അങ്ങനെയല്ല അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ആഹ് ക്ഷമയൊന്നും ഇഞ് പറയേണ്ട ഇനിക്കെന്നാ എല്ലാം കൂടി ആ കുരുട്ടിനോട് ഉള്ള ദേഷ്യാണോ ഇഞ് അന്നോടി തീര്ക്കിന്നെ ആ കുരുട്ടിന്റെ കാര്യം ഒന്നും പറയാതെയാ നല്ലേ അയിനാ ഞാൻ പെട്ടെന്ന് വലിച്ചു എങ്ങോട്ടെങ്കിലും എറിയും അതെന്തെനും ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ സിനിമക്ക് പോവ്വുന്ന സമയത് ഈ ചെറിയ പിള്ളേരെയെല്ലാം കൂട്ടി പോയാൽ ആട എങ്ങനെ ശെരിയാവും ഈ പിള്ളേർ കരയേം പിടിക്കുകേം എല്ലാം ചെയ്‌തെറ്റിണ്ടേൽ പിന്ന എന്താ സിനിമ കാണൽ ഇണ്ടാവുവാ ഇല്ലാ

സിനിമ എല്ലാം കാണുവാ പ്രേത്യേകിച് രോമാഞ്ചം അതെല്ലാം കാണുന്ന സമയത് നല്ല വൃത്തിക്ക് ഇരുന്ന് കാണണം എല്ലാണ്ട് ഇതുപോലത്തെ കൊറേ ചിമിട്ടുകളെയും പിടിച് കൂട്ടികൊണ്ട് പോയാല് മര്യാദയ്ക്ക് ഒന്നും കാണാൻ പറ്റൂല്ല ആന്ന് ഞാൻ നാളെ ഒറ്റക്ക് വേരാന്ന് തന്നെയാ വിചാരിച്ച ഞാൻ വിചാരിച് ഇഞ്ഞും ഒറ്റയ്ക്കാരിക്കുമെന്ന് ചിമിട്ടുകളെയെല്ലാം കൂട്ടിട്ടാണെൽ മോളെ ഞാൻ വേറെ എടെയെങ്കിലും ഇരുന്നോളുമെ ആഹ് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യണ്ടി വരും അവസാനം ഇനീപ്പോ ഞാൻ പോവ്വാണ്ടു നിക്കുവോ എന്തെങ്കിലും ചെയ്യേണ്ടി വെരും

പോവ്വാണ്ട് നിന്നിട്ടുണ്ടേൽ പിന്നെ ഇഞ് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ നാളെ പോവ്വാണ് പറഞ്ഞിട്ട് നാളെ തന്നെ പോവ്വാ ഞമ്മക്ക് നോക്കാ ഒരെയെല്ലാം മുന്നിൽ ഏടെയെങ്കിലും ഇരിപ്പിച്ചിട്ട് ഞമ്മക്ക് back ഒട്ടങ്ങാനും ഇരിക്കാ അഹ് എന്തെങ്കിലും ചെയ്യാ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 ആഹ് സിനിമ കയിഞ്ഞിട്ട് ഇനീപ്പോ വേറെ പരിപാടി ഒന്നും ഇല്ലല്ലേ വേറെ എന്തെങ്കിലും ചെയ്യാ അഹ് വേറെ ദിവസം വേറെ എവിടെയെങ്കിലും പോവ്വാ ഇന്ജെ ഇപ്പൊ അങ്ങനെ കാണാനും കിട്ടുന്നില്ലല്ലോ സിനിമക്ക് പോവ്വാന്നെന്നെ എന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഇണ്ടെരുന്നു ഹും ഇനീപ്പോ ആ രോമാഞ്ചം ഇനീപ്പോ TV ഇൽ വന്നിട്ട് കാണണ്ട അവസ്ഥ ആവുമെന്ന തോന്നുന്നേ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 ആഹ് അങ്ങനെ വിചാരിക്കുന്നു എന്തെങ്കിലും ചെയ്യണം ഇഞ് വിഷമിക്കല്ല ഞമ്മക്ക് നാളെ തെന്നെ പോവ്വാ എന്തെങ്കിലും പണി ഒപ്പിക്കാ എന്നിട്ട് വേറെ ഏതേലും ദിവസം വേറെ എവിടേലും പോവ്വാ അല്ല ഇഞ്ഞിപ്പോ പണിക്ക് എങ്ങാനും പൊന്നിണ്ടോ? ഞാനിപ്പോ പണിക്ക് പൊന്നിണ്ടപ്പാ ഞാനിപ്പോ ഇവിടെ ഒരു HR ഇന്റെ ഒരു ജോലിക്ക് പൊന്നിണ്ട് അയെ അതെല്ലെപ്പൊ ഞാനും കേറിന് കേട്ടാ അയ്‌ശേരി എന്നിട്ടാ അനങ്ങാണ്ട് നിക്കുന്നെ ഒ ഇതാരാ ഈ പറേന്നെ ആഹ് ഞാൻ മെല്ലെ പറയാന്ന് വിചാരിച് ഒരു തീരുമാനം ആവട്ടേന്ന് അയെ ഇഞ് ഉറപ്പായിട്ടില്ലാ? ആഹ് അങ്ങനെ അല്ലാ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

ഞാനും പറേന്നില്ലേ ഞാൻ പറേന്നെ അങ് ഇഞ് കേക്കുന്നില്ലേ ഇഞ് ഏത് പട്ടികാട്ടിലാ ഇള്ളേ എനിക്ക് അറിയാൻ പാടില്ലേ അനക്കിപ്പോ സിനിമക്ക് പോണം സിനിമക്ക് പോണം എന്നുള്ള വിചാരം മാത്രമേ ഇള്ളൂ അതോണ്ട് ഞാൻ ഒന്നും കേക്കുന്നില്ല ഞാൻ leave എടുത്തത് തന്നെ അയിനാടോ എന്നിട്ട് പോവ്വാനും പറ്റുന്നില്ല ഇവിടെ ഇങ്ങനെ നിക്കുന്ന അവസ്ഥ വരുമ്പോ ഇഞ് ഒന്ന് എന്റ കാര്യം ആലോയിച്ച് നോക്ക് ഞാൻ ഇത്രേം ദിവസം പണിക്ക് പോയി ഒരു ദിവസം സിനിമ കാണാന്ന് വിചാരിച് leave എടുത്തോക്കുമ്പോ ഇള്ള പിള്ളാരേം കുട്ടിയോളേം എല്ലൊം എടുത്തിട്ട് എല്ലാരും ഇങ്ങോട്ട് വന്നിട്ട് കുടുംബത്തിന മൊത്തം കൂട്ടീട്ട് സിനിമക്ക് പോണം അനക്കാണെങ്കിൽ എന്റ ചങ്ങായിമാരൊടി പോന്നയാ ഇഷ്ടം അതാണെങ്കിൽ ഇവർ സമ്മയ്ക്കിന്നുണ്ടോ ഇല്ല അന്ന കൊണ്ടാവുല്ല അനക്ക് ഒരു ദിവസം leave എടുത്തത് എന്റെ സമാധാനത്തിന് വേണ്ടീട്ടാ അത് ഒന്ന് സിനിമ എല്ലൊം കണ്ട് ഒന്ന് enjoy ചെയ്ത് വരാന്ന് വിചാരിച്ചപ്പോ പറ്റുന്നില്ല ഞാൻ ഇനീപ്പോ എല്ലാരോടും പറയാൻ പോന്ന ഞാൻ ചങ്ങായിമാരോടി പോന്ന ഇഞ് വരുന്ന എന്നോടി വേം പറ ഞാൻ വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഉയിശ് അനക്ക് ഇഞ് പറേന്ന കേക്കുമ്പോ തന്നെ സങ്കടം ആവുന്ന് ഇഞ്ഞെന്ന ഇഞ് പണി ഭയങ്കര മെനക്കെട് ഇള്ളതാ

രോമാഞ്ചമെന്നെല്ലോം പറഞ്ഞാ എത്ര ആൾക്കാർ എന്റെ ക ഇതില് office ലുള്ള എല്ലാരും പോയി കണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ കഥ പറേമ്പോ എനിക്കിങ്ങനെ ഏർ എന്താ പറയുവാ ഭയങ്കര സങ്കടാവുന്നു കാരണം ഞാൻ മാത്രല്ലേ കാണണ്ടുള്ളു അവരെല്ലൊം രാത്രി പോയിട്ടും ഇവിടെ കോഴിക്കോടെന്നെ ഉള്ള ആൾക്കാരാ അപ്പൊ എന്താ ചെയ്യന്നെ എല്ലാരും രാത്രി പോയിട്ടും എല്ലൊം സിനിമ കണ്ടിട്ട് ഇങ്ങനെ വന്ന് പറയുവാ കഥ ഇങ്ങനെ പറയുവാ നമ്മടെ manager വെര ഇങ്ങനെ കഥ വന്ന് പറയുമ്പോ അനക്കത് കാണണം കാണണം എന്ന് തന്നെ ഇങ്ങനെ പൂതി ആവുന്നു sir ഉം പറഞ്ഞു ഞമ്മളടുത്തു എന്താലും പോയി കണ്ടോ നല്ല സിനിമയാ അടിപൊളിയാ theatre ഇൽ നിന്ന് കാണാൻ പറ്റിയ അടിപൊളി സിനിമയാ എത്രയോ കാലത്തിന് ശേഷം ആ നടന്റെ തിരിച്ചവരവാന്ന് സിനിമ കാരണം അത്രയും ചിരിക്കാനുണ്ട് ഇങ്ങന അത്രയും നല്ല സിനിമയാ ഒരുപാട് ആൾക്കാർ പോയി കാണുന്നുണ്ട് അപ്പൊ എനക്ക് കാണാൻ നല്ലൊരു ആഗ്രഹം ഉണ്ടാവൂല്ലേ അതുകൊണ്ടാ അനക്ക് ഇത്ര സങ്കടം വരുന്നേ ആന്ന് എല്ലാരും പറഞ്ഞു ഇഞ് പറേന്ന പോലെ തന്നെയാപ്പ എന്ൻറേം അവസ്ഥ ഞാനു ഇവിടെ കോയിക്കോടെന്നെ ആന്നെ കോഴിക്കോടിന്ന് എല്ലാരും പറേന്ന നല്ല സിനിമയാ അങ്ങനെയാ ഇങ്ങനെയാ ന്നെല്ലോം ഞാനും വിചാരിക്കുന്നുണ്ട് ഇഞ് പറേന്നെ അനക്ക് മനസ്സിലാവാണ്ട് നിക്കുവോ എനക്കില്ലേ സങ്കടാവുന്നു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 ആഹ് ഞാനും അതെന്നെയാ വിചാരിക്കുന്നെ ഞമ്മക്ക് എന്താലും പോയി കാണാ അടിപൊളിയാക്കി തിരിച്ചു വരാംന്ന് വിചാരിക്കുന്ന്. എന്നിട്ട് സിനിമെന്റ കാര്യങ്ങൾ എല്ലൊം എനിക്കും office പോയിട്ട് ഇങ്ങനെ പറഞ്ഞോടുക്കണം അത്രയേ ഇള്ളു എന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കാം ആഹ് okay ഇഞ് എന്നാ വിളിക്ക് പിന്ന മക്കളെ എന്തുണ്ട് വിശേഷം ഇന്നത്തെ exam ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല exam ഒക്കെ ആയിരുന്നോ. എല്ലാം എളുപ്പായിരുന്നോ? comment ഒക്കെ ഒന്നു പറഞ്ഞേ. ഉള്ളവരൊക്കെ ഒന്ന് heart ഒക്കെ ഇട്ടെ miss കാണട്ടെ. എല്ലാവരും ഒന്ന് heart ഒക്കെ ഇട്ടെ. എല്ലാവരും വന്നിട്ടുണ്ട്. വരാത്ത കുട്ടികൾക്കൊക്കെ ഒന്നു share ചെയ്ത് കൊടുക്കൂ, വേഗം തന്നെ share ചെയ്ത് കൊടുത്തേ. എളുപ്പം ആയിരുന്നോ? ആ എളുപ്പം ആയിരുന്നു എളുപ്പം ആയിരുന്നു ഓഹ് okay okay. എല്ലാവരും happy യിൽ അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ മലയാളം പഠിക്കാൻ പോകുവല്ലേ? എല്ലാവരും ആ happy യിൽ തന്നെ ഇരിക്കല്ലേ? okay എല്ലാരും happy ആണ് miss കാണുന്നുണ്ട് okay എല്ലാവരും നാളത്തെ exam ഉം അത് കഴിഞ്ഞിട്ടുള്ള exam ഉം എല്ലാം നന്നായിട്ട് എളുപ്പം ആവട്ടെ. എന്റെ മക്കൾക്ക് എല്ലാവർക്കും Full A plus കിട്ടട്ടെ miss പ്രാർത്ഥിക്കുന്നു. okay. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? അപ്പോ class തുടങ്ങുന്നതിനു മുന്പ് തന്നെ മക്കളെ നമ്മുടെ batch ഇൽ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ batch ലേക്ക് ചേരുക, അത് മാത്രല്ല ഇപ്പോ ചേരുന്ന പിള്ളേർക്കൊക്കെ വളരെ അധികം ഭാഗ്യവാൻമാരാണ് കാരണം അവർക്ക് ഇപ്പൊ ആയിരം രൂപയെ ഒള്ളു. ഇനി കുറച്ച് കൂടി കഴിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ ചെലപ്പോ ആ ആയിരം രൂപയൊക്കെ പോകാം, മാത്രം അല്ല നമുക്ക് ബുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോ മക്കളെ ഈ number ലേക്ക് ഒക്കെ ഒന്ന് തരാം. ആ number ലേക്ക് ഒരു hai അയച്ചാൽ മാത്രം മതി. അപ്പോ തന്നെ നിങ്ങൾ അതിനകത്ത് join ചെയ്യും. okay നിങ്ങൾ വീട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ വേഗം തന്നെ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒക്കെ വേഗം തന്നെ ചേരാ okay. അപ്പോ നമ്മൾ class ലേക്ക് പോകാം? നമ്മൾക്ക് നാളത്തെ പരീക്ഷയ്ക്ക് ഉള്ളത് പഠിക്കണ്ടേ? എഹ് വേണ്ടേ നമ്മള് ഉഷാറായിട്ട് നമ്മള് പഠിക്കാൻ പോവാണ്. ഉഷാറല്ലെ എന്റെ മക്കൾ എല്ലാവരും? അല്ലേ മക്കളെ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഉഷാറാണോ എന്നുള്ള കാര്യം? ദാ വേഗം വേഗം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വേഗം ഒന്ന് share ചെയ്ത് കൊടുത്തേ എല്ലാവരും ഒന്ന് പഠിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പഠിച്ചിട്ടു വേണം full A Plus മേടിക്കാൻ വേണ്ടിട്ട്. okay എല്ലാവർക്കും ഒന്നു share ചെയ്ത് കൊടുക്കൂ വേഗം share ചെയ്ത് കൊടുത്തേ. അപ്പോ നമ്മക്ക് പഠിക്കാൻ പോവാട്ടോ. നമ്മൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലെ നമ്മൾ എല്ലാ summary ഒക്കെ നമ്മൾ പഠിച്ചില്ലേ ഇന്നലെ? അപ്പൊ അതേ പോലെ ആ പാഠത്തിൽ ഉള്ള പ്രധാനപ്പെട്ട question answers ഒക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ് ready അല്ലെ? ready അല്ലേ ഉഷാറല്ലെ? ഉഷാറല്ലെ? okay അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എൻ്റെ പേര് എന്താണെന്നൊക്കെ ചോദികുന്നുണ്ട് miss ന്റെ പേര് കൃഷ്ണേന്തു മറന്നു പോയോ ഇത്രപെട്ടെന്ന് miss ന്റെ പേര് കൃഷ്ണേന്തു okay എൻ്റെ പേര് എന്താണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോടാണെ. അപ്പോ നമ്മുടെ ആദ്യത്തെ unit ഏതായിരുന്നു ജീവസ്പന്ദങ്ങൾ അല്ലെ അതിൻ്റകത്ത് first ആദ്യത്തെ തന്നെ കഥ ഏതായിരുന്നു നമ്മുടെ കൊച്ചനുജൻ അത് ഏതായിരുന്നു നമ്മുടെ ചേച്ചിന്റെയും അനിയന്റെയും നല്ല സ്നേഹത്തിന്റെ അല്ലെ ആ ഒരു കഥ അല്ലായിരുന്നോ നമ്മൾ പഠിച്ചത്. അതാണ് നമ്മൾ ഇന്ന് ഈ chapter ൽ എന്തൊക്കെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഒക്കെ എന്തൊക്കെ ആണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് ആണ് നമ്മൾ ഇന്ന് miss വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വേഗം തന്നെ ഒരു text ഓ അല്ലെങ്കിൽ ഒരു note ഓ ഒരു പേനയോ എടുത്തിട്ട് എന്താണ് important ആയിട്ട് പറയണ കാര്യങ്ങൾ ഒക്കെ miss പറയുന്ന കാര്യങ്ങൾ ഒക്കെ important ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെറുതായിട്ട് ഒന്ന് കുറിച്ച് വെക്കുക. കേട്ടോ? വേഗം തന്നെ ഒന്ന് കുറിച്ച് വെക്കുക okay. അപ്പോ കൊച്ചനുജൻ എന്ന പാഠ ഭാഗത്ത് നിങ്ങക്ക് അറിയത്തില്ലേ എന്തൊക്കെയാണ് പറയുന്നത് ചേച്ചിന്റെ നമ്മൾ ചേച്ചിയുടെയും അനിയന്റെയും തന്നെ വളരെ അധികം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു കഥ ആണല്ലേ അപ്പൊ ഈ പാഠഭാഗത്തിൽ എന്താണ് question വരുന്നേ നമുക്ക് നോക്കാം? നോക്കാം. അപ്പോ ആദ്യം തന്നെ ഈ പാഠഭാഗത്ത് എഴുതിയ ആളെ കുറിച്ച് നോക്കണ്ടേ? നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് നമ്മടെ ഈ പാഠഭാഗം എഴുതിയത്. നമ്മുടെ കൊച്ചനുജൻ എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുള്ള കവിത നമ്മുടെ ഇടശ്ശേരി ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോ മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മുടെ എല്ലാ പാഠത്തിലും എഴുതിയ ആൾക്കാരെ കുറിച്ച് ചിലപ്പോ ആഹ് ജീവ ചരിത്ര കുറിപ്പ് ചോദിക്കും. ഇദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെങ്ങനെ ഒരു എന്താ പറയാ ഒരു rotate ചെയ്തിട്ട് കുറേ ആളുകളുടെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ അദ്ദേഹം ജനിച്ച വർഷം അദ്ദേഹത്തിന്റെ എന്താണ് കൃതികളുടെ പേരുകൾ ഒക്കെ വെച്ചിട്ട് എന്താണ് ജീവ ചരിത്ര കുറിപ്പ് തയ്യാറാകാൻ പറഞ്ഞിട്ട് കൊടുക്കും.

ജനനം എത്രയായിരുന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറ് december ഇരുപത്തി മൂന്നിന് മരണം എത്രയായിരുന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് october പതിനാറിന്. okay മക്കളെ. മാത്രം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കൃതികൾ എങ്കിലും നമ്മൾ പഠിച്ച് വയ്കണ്ടേ? പഠിക്കാം നമ്മൾക്ക് പുട്ടും കലവും അരിവാളും പിന്നെ എന്താണ് ഭൂതപ്പാട്ട്, ഭൂതപ്പാട്ട് ആരുടെ ആയിരുന്നു നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ആണ് ഭൂതപ്പാട്ട് മനസ്സിലായോ ഭൂതപ്പാട്ട് അത് ഓർത്തു വെക്കാൻ പറ്റിയില്ലെങ്കിൽ മക്കൾക്ക് അതൊന്ന് ഓർത്ത് വെക്കാ നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ആണ് ഭൂതപാട്ട് എല്ലാരും ഒന്ന് പറഞ്ഞെ ഭൂതപാട്ട്. okay പിന്നെ എന്താണ് വായാടി അത് എന്താ അത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മൂന്ന് കൃതികളുടെ പേരാണ് miss പറഞ്ഞു തരുന്നേ ഒന്ന് ഭൂതപാട്ട് പിന്നെ വായാടി ഈ ഇവര് വയങ്കര വായാടി ആണ് വയങ്കര വായാടി ആണ് അശ്വി~അശ്വിൻ ഭയങ്കര വായാടി ആണ് അങ്ങനെ ഒക്കെ പറയുന്ന പോലെ എന്താണ് നമ്മൾ വായാടി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം അദ്ദേഹത്തിന്റെ ആണ്. പിന്നെ എന്താണ് ഒരു പിടി നെല്ലിക്ക ഒരു പിടി നെല്ലിക്ക അത് ഓർത്തു വെക്കണേ ഈ മൂന്നെണ്ണം ഓർത്തു വെക്കണം കേട്ടോ നമ്മുടെ എന്താണ് ഭൂതപാട്ട് പിന്നെ എന്താണ് വായാടി പിന്നെ എന്താണ് ഒരു പിടി നെല്ലിക്ക നെല്ലിക്ക ഒക്കെ വീട്ടിൽ കഴിക്കാറില്ലേ അത്. ഓർത്തു വെക്കാൻ പാകത്തിന് പറഞ്ഞതാണ് നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ മൂന്ന് പ്രധാനപ്പെട്ട കൃതികൾ ആണ് ഒന്ന് ഭൂതപാട്ട് രണ്ട് എന്താണ് വായാടി മൂന്ന് എന്താണ് ഒരു പിടി നെല്ലിക്ക പഠിച്ചോ?

പിന്നെ മിഴി നമ്മളെ കണ്ണ് അസി നയനം നേത്രം okay കണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മിഴി എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് അസി നയനം നേത്രം ഇതിനകത്ത് ഏതെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിപരീത പദം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ എഴുതണം മക്കളേ ശ്രെദ്ധിച്ചു കേക്കണേ എന്താണ് കണ്ണിന്റെ വിപരീത പദം എന്താണ് മിഴി കണ്ണ് അസി നയനം നേത്രം okay ഇനി അമ്മ നമ്മുടെ അമ്മ മാതാവ് ജനനി തായ തായേ okay അമ്മ ആ അമ്മാവേൻ അത് നമ്മൾ അമ്മ അമ്മേനെ കുറിച്ച് പാട്ട് ഒക്കെ പാടുന്നത് അല്ലെ അപ്പൊ അമ്മേനെ കുറിച്ച് അറിയാം അമ്മ മാതാവ് മാതാവ് okay മാതാവ് പിന്നെ എന്താണ് ജനനി ജനനി ജന്മ ഭൂമി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്. okay തായ തായേ താ~തമിഴ്നാട്ടിൽ ഒക്കെ അമ്മനെ തായേ തായേ എന്നൊക്കെ പറയാറില്ലേ അതാണ് okay? ഇനി എന്താണ് ഈ പാഠഭാഗത്തിൽ ചോദിക്കുന്നയാണ് ആസ്വാദന കുറിപ്പ് ചോദിക്കും ഈ പാഠഭാഗത്തിൽ ആസ്വാദന കുറിപ്പ് ചോദിക്കും. അത് മാത്രം അല്ല കഥാപാത്ര നിരൂപണം ചോദിക്കും നമ്മുടെ കൊച്ചനുജനെ കുറിച്ച് കഥാപാത്ര നിരൂപണം ചോദിക്കാവുന്നതാണ് okay എല്ലാ പാഠത്തിലും പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ച് അവരുടെ കഥാപാത്ര നിരൂപണം ചോദിക്കും. okay, മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം ആദ്യം തന്നെ ആസ്വാദനകുറിപ്പ് പിന്നെ എന്താണ് കഥാപാത്ര നിരൂപണം. കഥാപാത്ര നിരൂപണം നമ്മുടെ കൊച്ചനുജൻ പിന്നെ ആരാ ഉള്ളത് ഈ പാഠത്തില് ഒന്ന് കൊച്ചനുജൻ അല്ലെ പിന്നെ ആരാ ഉള്ളത്? ചേച്ചി, അല്ലേ? ഈ രണ്ടു ഈ രണ്ടു കഥാപാത്രങ്ങളെ കുറിച്ച് അവരുടെ കഥാപാത്ര നിരൂപണം വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ എഴുതില്ലേ എന്താണ് കൊച്ചനുജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായം ആയിരുന്നു ചെറിയ പ്രായം ആണ് കൊച്ചനുജന്‌ എന്താണ് ചേച്ചി പോകുന്ന സമയത്തു വളരെ അധികം വിഷമം ആണ് അവൻ വീട്ടിൽ ഒറ്റയ്ക്ക് ആകും ആ ഒരു വിഷമം സഹിക്കാൻ വയ്യാതെ അവൻ തന്നെ കുളിച്ചോളാം എന്ന് പറഞ്ഞു. തന്നെ എന്താണ് ആ ചേച്ചിന്റെ സാധനങ്ങൾ ഒക്കെ കൊണ്ട തന്നപ്പോൾ ആദ്യം തന്നെ അവനു വളരെ അധികം വിഷമം ആയി. ഇനി ചേച്ചി എങ്ങോട്ടോ പോകുകയാണെല്ലോ ഇത്രെയും നാളും ചേച്ചി ഞ~ഞങ്ങളോട് നല്ല ചൂടായികൊണ്ടിരുന്ന ചേച്ചി പെട്ടെന്നു തന്നെ എന്താ എവിടേക്കോ പോകാൻ നിക്കുകയാണ്. അപ്പൊ ചേച്ചിടെ സാധനങ്ങൾ ഒക്കെ എനിക്ക് തന്നു അല്ലെ ഈ സാധനങ്ങൾ ഒക്കെ എനിക്ക് തന്നപ്പോൾ എനിക്ക് വളരെ അധികം സങ്കടം ആയി എന്ന് പറയുവാണ് മക്കളെ മനസിലാകുന്നുണ്ടോ? അപ്പൊ ചേ അനിയനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതില്ലേ ഒന്നാമത്തേത്. ചേച്ചി എന്താണ് പെട്ടെന്ന് തന്നെ വേറെ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ചേച്ചിയുടെ വീട്ടിൽ സ്വന്തം ആയിട്ട് കരുതിയ പാവകുട്ടിയും പിന്നെ മയിൽ പീലി പുസ്തകം എല്ലാം അനിയന് കൊടുക്കുകയാണ്. അന്നേ വരെ ചേച്ചി സ്വന്തം ആയിട്ട് കരുതിയ സാധനങ്ങൾ ഒക്കെ നമ്മുടെ അനുജന് കൊടുക്കുകയാണ്. അപ്പോ വേഗം തന്നെ വിഷമം ആയിപോയി അപ്പൊ ചേച്ചീനെ കുറിച്ച് കഥാപാത്ര നിരൂപണം വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ എഴുതില്ലേ എഴുതില്ലേ okay ഇനി ആസ്വാദന കുറിപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രെദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് കവി~കവിയെ കുറിച്ച് നമ്മൾ നമ്മൾ ഒന്ന് പരിച~പരിചയം കാണിക്കണം കാരണം ഈ കവിതയെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കവി ആരാണ് ഇതിനകത്ത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആണല്ലേ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആസ്വാദന കുറിപ്പിൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പരിചയപെടുത്തണം പിന്നെ എന്താണ് ആശയം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ എഴുതണം ഈ കവിതയുടെ ആശയം മൊത്തം നമ്മൾ നന്നായി തന്നെ എഴുതണം. ആദ്യം തന്നെ കവിനെ കുറിച്ചുള്ള പരിചയം. കാരണം അവർ മനു~നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ സാറുമാര് ആരാണ് വായിക്കുന്ന ആൾക്ക് അപ്പൊ പെട്ടെന്ന് തന്നെ മനസ്സിലാകണം ഓഹ് ഈ കുട്ടിക്ക് ഈ കവിത എഴുതിയ ആളെ ഒക്കെ നന്നായിട്ട് അറിയാം എന്ന് നമുക്ക് ആ സാറുമാരെ കൊണ്ട് തോന്നിപ്പിക്കണം. അതിനാണ് പറയുന്നത് കവി പരിചയം ആദ്യം തന്നെ മനസ്സിലായോ കവി പരിചയം പിന്നെ എന്താണ് ആശയം ആ ആശയം നമ്മൾ കവിത വായിച്ചിട്ടുണ്ട് അതിൻ്റെ ആശയം നമുക്ക് അറിയാം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അത് നമ്മൾ നന്നായിട്ട് തന്നെ ഇവിടെ വ്യക്തം ആയിട്ട് ഉള്ള രീതിയിൽ നമ്മൾ എഴുതുക. അപ്പൊ എന്താണ് ആശയം. പിന്നെന്താണ്? നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ഭാഗം ഉണ്ടാവില്ലേ ആ കവിതേനകത്ത്? നിങ്ങക്ക് ഏറ്റവും ഇഷ്ടപെട്ട ഭാഗം ഏതാണ് അത് നിങ്ങൾക്ക് ആണ് അറിയോളളൂ miss ന് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള ഇഷ്ടം ഉള്ള ഏതു ഭാഗം ആണോ ഇഷ്ടം ഉള്ളത് അതിനെ കുറിച്ചിട്ട് നമ്മൾ എഴുതണം. okay പിന്നെ എന്താണ് ശബ്ദ ഭംഗി ശബ്‌ദ ഭംഗി എങ്ങനെ ആണ് താള ഭംഗി നമുക്ക് ആ പാട്ട് പാടുമ്പോൾ ആ താള ഭംഗി ഉണ്ടാവില്ലേ ആ താള ഭംഗിനെ കുറിച്ച് mi ഇന്നലെ പാട്ട് പാടി തന്നില്ലേ അതേപോലെ താള ഭംഗി. ആ പിന്നെ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നുണ്ട് നന്നായി തന്നെ വായിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരണം പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എഴുതണം ഈ കവിതയെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വേണം എഴുതാൻ മാത്രം അല്ല നിങ്ങളുടെ ഒരു അനുഭവം കൂടി എഴുതണം. കാരണം നമ്മുടെ ഒക്കെ ചേച്ചിമാര് നിങ്ങളുടെ മനസ്സിൽ ഉള്ള കാര്യം ആണ് കേട്ടോ നിങ്ങളുടെ സ്വന്തം ചേച്ചിമാരെ പോലെ തന്നെ നിങ്ങളുടെ ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ ആ അവസ്ഥ കൂടെ എഴുതണം. വല്യോരു പ്രശ്നം ആക്കണ്ട കാര്യം ഒന്നും ഇല്ല. എല്ലാ ചേച്ചിമാരും ആ എങ്ങനെ ആണ് അങ്ങനെ ഒരു വീട്ടിലേക്ക് പോകേണ്ടതാണ് അപ്പൊ ആ ചേച്ചി അനുഭവിക്കുന്ന അനുഭവിക്കുന്നത് അല്ല ആ ചേച്ചിക്ക് വരുന്ന വിഷമങ്ങൾ ഒക്കെ നിങ്ങൾ മനസിലാക്കി തന്നെ വേണം എഴുതാൻ മനസ്സിലായോ?

എന്നുള്ള കാര്യം ഒക്കെ നമ്മൾ സകലമാന details മൊത്തം എഴുതണം മനസ്സിലായോ? അവൻ അച്ച അച്ഛനോട് എങ്ങനെ ആയിരുന്നു അവന്റെ പെരുമാറ്റം എങ്ങനെ ആയിരുന്നു അവൻ്റെ സ്വഭാവം എങ്ങനെ ആയിരുന്നു അവൻ പണ്ട് എങ്ങനെ ആയിരുന്നു ഇപ്പൊ എങ്ങനെ ആയിരുന്നു. പിന്നെ അത് മാത്രം അല്ല ഇപ്പൊ അവന്റെ സ്വഭാവം എങ്ങനെ ആണ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ കൊച്ചനുജനെ കുറിച്ച് എഴുതാം പിന്നെ ചേച്ചി പോയി കഴിയുന്ന സമയത്ത് എത്രത്തോളം വിഷമം ഉണ്ടാകും എന്നുള്ള കാര്യം ഒക്കെ എഴുതണം മനസ്സിലായോ മക്കളെ മനസിലാകുന്നില്ലേ? ചേച്ചി അതേ പോലെ തന്നെ അല്ലെ ചേച്ചിക്ക് എന്താ സ്വന്തം വീട്ടിൽ നിന്ന് വേറെ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ അധികം വിഷമം ഉണ്ടാകുന്ന സാഹചര്യം അന്നേ വരെ ചേച്ചിയുടെ സ്വന്തം ആയിട്ട് കരുതിയ സാധനങ്ങൾ ഒക്കെ അനിയന് കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോ അതെന്തായാലും ഒരു വിഷമം ഉണ്ടാവില്ലേ? അതൊക്കെ ആണ് കഥാപാത്ര നിരൂപണത്തിൽ എഴുതുന്നത് miss നെ കുറിച്ച് ആണ് കഥാപാത്ര ~കഥാപാത്ര ~ miss നെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാഴ്ച്ചപ്പാടൊക്കെ ഉണ്ടാവില്ലേ ആ അതൊക്കെ ആണ് നമ്മൾ കഥാപാത്ര നിരൂപണത്തിൽ അവരുടെ സ്വഭാവ സവിശേഷതകൾ ആണ് എഴുതേണ്ടത്. മനസ്സിലായോ അവരുടെ സ്വഭാവം എങ്ങനെ ആണെന്നുള്ള കാര്യം മക്കൾക്ക് മനസിലായില്ലേ ഇന്നലെ miss പറഞ്ഞു തന്നില്ലാർന്നോ കഥ ആ കഥയിനകത്തു എന്താണ് കൂടുതൽ ആയിട്ട് പറയുന്നത് അതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് മനസിലാകുന്നുണ്ടോ? മനസിലായില്ലേ ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ആസ്വാദന കുറിപ്പ് ഒന്ന് നോക്കിയാലോ ഈ പാഠഭാഗത്തിൽ ആസ്വാദന കുറിപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം അത് എങ്ങനെ ആണ് എന്ന് നമുക്ക് നോക്കാം. കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൊച്ചനുജൻ എന്ന കവിതയിൽ സഹോദര സ്നേഹത്തിന്റെ നിഷ്കളങ്ക ഭാവത്തെ ആണ് അവതരിപ്പിക്കുന്നത് മനസ്സിലായോ ആയില്ലേ അഞ്ചു mark ന് ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് ശ്രെദ്ധിച്ചിരിക്കണേ. നോക്കാവേകവി എന്ന് അറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൊച്ചനുജൻ എന്ന കവിതയിൽ സഹോദര സ്നേഹത്തിന്റെ നിഷ്കളങ്ക ഭാവത്തെ ആണ് അവതരിപ്പിക്കുന്നത് okay നമ്മൾ ആസ്വാദന കുറിപ്പ്

മനസ്സിലായില്ലേ? okay ഇനി രണ്ടാമത് പറയാണ്. ചേച്ചിക്കും അനുജനും ഇടയിൽ ഉള്ള സ്നേഹത്തിന്റെ നിസ്വാർഥത എങ്ങനെ ആണ് കവിത പകർന്നു തരുന്നത് എന്താണ് ചേച്ചിന്റെയും അനിയന്റെയും ഇടയിൽ ഉള്ള ആ സ്നേഹ ബന്ധം പിന്നെ എന്താണ് അവർ തമ്മിൽ ഉള്ള ഒരു ഒത്തൊരുമ. അതൊക്കെ ആണ് നമ്മൾ കൂടുതൽ ആയിട്ടും എന്താണ് ഈ കവിതയിലൂടെ പറഞ്ഞു മനസിലാക്കി തരുന്നത് കവിത പകർന്നു തരുന്നത് നമ്മളിലേക്ക് പകർന്നു തരുന്നത്. ഈ ഒരു ആശയം ആണ് മനസ്സിലായോ ഒരു ആശയം നമ്മൾ വ്യക്തം ആക്കുവാണ് ഈ കവിതയെ കുറിച്ചുള്ള ആശയം നമ്മൾ വ്യക്തം ആക്കുവാണ്.

ആവാഹനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങൾ ആവാഹിച്ചെടുത്തു ആവാഹിച്ചെടുത്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ ആവഹിക്കൽ അത് നമ്മൾ ഈ കവിതയിലേക്ക് ഇങ്ങനെ ആസ്വദിച്ചു ഇരിക്കുകയാണ് അതാണ് പറയുന്നത് പിന്നെ എന്താണ് നമുക്ക് ഇഷ്ടപെട്ട വരി. ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്താ? ചേതന പോലവൾ കാത്തതല്ലേ. ചേച്ചീ ചേലനു പാവകളെ, ചേരാണ്ടൊരു എൻ്റെ കൈ തൊട്ടുപോയാൽ ഒട്ടു ചേതം ചൊന്നതല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപെട്ട വരി നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടപെട്ട വരി ഉള്ളത് ആ ഇഷ്ടപെട്ട വരി എടുത്തിട്ട് ഇതാ ചേതന പോലവൾ കാത്തതല്ലേ. ചെ ചെ ചെലനു പാവകളെ, ചേരാണ്ടൊരു എൻ്റെ കൈ തൊട്ടുപോയാൽ ഒട്ടു ചേതം ചൊന്നതല്ലേ മനസ്സിലായോ ഇന്ന് ഈ വരികളിലൂടെ തുടക്കത്തിൽ ചേ എന്ന അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നതിനാൽ കവിതയ്ക്ക് നല്ല താള ഭംഗിയും ശബ്ദ ഭംഗിയും ലഭിക്കുന്നു മനസ്സിലായോ ശ്രദ്ധിക്കണേ മക്കളെ നമ്മൾ ഇതിനകത്തു പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ ശബ്ദ ഭംഗി. താളഭംഗി എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ ഒന്ന് നോക്കിക്കേ ശബ്ദ ഭംഗി താള ഭംഗി നമ്മൾ പറഞ്ഞില്ലാർന്നോ ആസ്വാദനം എഴുതുമ്പോ അപ്പൊ എന്താണ് ഇതിനകത്തു പറയുന്നത് നമ്മുടെ കെ എന്ന അക്ഷരം ആവർത്തിച്ചു വരുന്നത് കൊണ്ട് എഹ് കവിതയ്ക്ക് നല്ല താള ഭംഗിയും ശബ്ദ ഭംഗിയും ലഭിക്കുന്നു. മനസ്സിലായോ മനസ്സിലായില്ലേ? okay ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് എഴുതി വച്ചേ. മക്കൾക്ക് നോട്ട് അയച്ചു തരുന്നത് ആയിരിക്കും കേട്ടോ വേഗം തന്നെ മ~മക്കൾക്ക് എന്തായാലും note അയച്ചു തരുന്നതായിരിക്കും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ശബ്ദ ഭംഗി എന്താ താള ഭംഗി എന്താ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി പെട്ടെന്ന് ഒരു ദിവ~ദിവസം സഹോദരി തന്നിൽ നിന്നും പറിച്ചു നടുകയാണെന്ന് തോന്നൽ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ കവി ഹൃദയസ്പർഷി ആയിട്ട് വിവരിക്കുന്നു. പെട്ടെന്ന് തന്നെ ചേച്ചി ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വിഷമത്തെ കുറിച്ച് ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന വ്യാകുലത ആണ് ഈ കവിതയിലൂടെ പറയുന്നത് മനസിലാകുന്നില്ലേ okay ഇനി ആ കുട്ടിയുടെ ആകുലതയെ സഹോദരിയുടെ മനസ്സ് വേദനിക്കുന്നു എന്ന് നമുക്ക് അല്ലെ അനുജൻ അങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടാവില്ലേ അതാണ് പറയുന്നത് മക്കളെ വേഗം തന്നെ എല്ലാ കൂട്ടുകാർക്കും share ചെയ്യണേ എല്ലാവരും തന്നെ പഠിക്കട്ടെഎല്ലാ കൂട്ടുകാർക്കും ഒക്കെ തന്നെ വേഗം തന്നെ ഷെയർ ചെയ്യ് okay. ഒരു കാലഘട്ടത്തിലെ കേരളീയ ജീവിതത്തിലെ തുടിപ്പുകൾ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു കാലഘട്ടത്തിലെ എന്താണ് കേരളീയ ജീവിതത്തിലെ തുടിപ്പുകൾ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നു. പഴയ ഒരു തറവാട് വീട്. അവിടെ ചേച്ചിയുണ്ട് അനിയനുണ്ട് അമ്മ ഉണ്ട് ഒരു ഇല്ലം പോലെയുള്ള വീടുകൾ. അല്ലെ okay miss പാട്ട് ഒക്കെ പാടി തരാം miss പാട്ട് പാടി തരും തീർച്ചയായിട്ടും miss പാട്ട് ഒക്കെ പാടി തരും നമുക്ക് കുറച്ചു കഴിയുമ്പോ miss നിങ്ങൾ ക്ഷീണിച്ചു ഇരികുവാണെന്ന് ഒക്കെ കാണുമ്പോൾ miss എന്തായാലും നിങ്ങൾക്ക് energy കൂട്ടാൻ വേണ്ടിട്ട് miss ഒരു പാട്ട് പാടി തരാം okay അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മൾ തുടങ്ങിയതല്ലേ ഒള്ളു നമുക്ക് വേഗം തന്നെ നമുക്ക് പഠിക്കാം okay.

എത്രയോ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ കവിതയിലൂടെ നമുക്ക് മനസിലാകുന്നുണ്ട് കാരണം അത്രയും സ്നേഹം ആണ് സ്നേഹത്തിനു നമുക്ക് സ്നേഹം ആയിട്ട് പകരം വെക്കാൻ ഒന്നും ഇല്ലാ അല്ലേ? വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മതിയാവാത്ത അത്ര തന്നെ ഉണ്ട് സ്നേഹം എന്ന് പറയുന്നത്. അല്ലെ എനിക്ക് നിങ്ങളോട് ഉള്ളതോ നിങ്ങൾക്ക് എന്നോടുള്ളതോ നിങ്ങൾക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ ഉള്ളത് പറഞ്ഞാൽ മതിയാകുമോ നമുക്ക് എത്ര ഉണ്ട് നമുക്ക് അച്ഛനോടും അമ്മയയോടും ഉള്ള സ്നേഹം എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് പറഞ്ഞാൽ മതിയാകുമോ ഇല്ലാ കൊറേ കൊറേ കൊറേ കൊറേ ഉണ്ടെന്നൊക്കെ പറയില്ലേ അതാണ് വാക്കുകൾക്ക് അതീതം ആണ്. സ്നേഹം എന്നുള്ളത് അല്ലെ okay അതാണ് പറയുന്നത് ഈ സ്നേഹത്തിന്റെ ഒരു നിസ്വാർഥമായിട്ടുള്ള അവരുടെ ഹൃദയം ആയിട്ടുള്ള അവരുടെ ഒരു കവിതയാണ് ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത് മനസ്സിലായോ ഇനി ഈ പാഠഭാഗത്തിൽ. രണ്ടായിരത്തി പത്തൊമ്പതു രണ്ടായിരത്തി ഇരുപതു കാലഘട്ടത്തിൽ വന്നു ചോദിച്ച ഒരു ചോദ്യം ആണേ നിഷ്കളങ്കവും നിസ്വാർത്ഥവും ആയിട്ടുള്ള സഹോദര സ്നേഹം ചേച്ചിയും അനുജനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആവിഷ്കാരം ആണ് കൊച്ചനുജൻ എന്ന കവിത. അന്നോളം അനുജനെ തൊടിക്കാതെ കാത്തു സൂക്ഷിച്ച കളിക്കോപ്പുകൾ അവനു നൽകി ചേച്ചി പിരിഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോൾ കുഞ്ഞു മനസ്സ് വേദനിക്കുന്നു ഇവയൊക്കെ എഹ് പ്രിയപ്പെട്ട ഒരു ചേച്ചിയുടെ സ്നേഹം തന്നെ ആണെന്ന് അവൻ. തിരിച്ചറിയുന്നു കാരണം അവരെ കാട്ടും പ്രിയപ്പെട്ടത് എന്തായിരുന്നു ഈ പാവയും ഇതൊക്കെ ആയിരുന്നു ഏറെ ആ ചേച്ചിയോട് വഴക്കു കൂടിയത് ഈ പാവയ്ജ്ക്ക് വേണ്ടിട്ട് അതുപോലുള്ള കളിക്കോപ്പുകൾക്ക് വേണ്ടിട്ട് ഒക്കെ ആയിരുന്നു ആ ചേച്ചിയോട് വഴക്കു കുടിയിരുന്നത് പക്ഷെ. എന്താണ് അതിനേക്കാൾ വലുതാണ് ചേച്ചി ചേച്ചിയുടെ സ്നേഹം എന്നുള്ള മനസിലാക്കിയതാണ് നമ്മുടെ അനുജൻ കുട്ടൻ മനസിലാകുന്നുണ്ടോ ഇത്തരത്തിൽ സ്നേഹിച്ചവരെ വേർപിരിഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകാം അപ്പോൾ ഉണ്ടായ വികാരം.

നിങ്ങളുടെ സ്വന്തം ചേച്ചി വേറെ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ വേറെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോകുമ്പോൾ ഉണ്ടായ നിങ്ങളുടെ മാനസിക അവസ്ഥ നമ്മൾ ഇപ്പോൾ reels ഒക്കെ കാണുന്നുണ്ടല്ലോ നമ്മളൊക്കെ ഒരുപാട് reels ഒക്കെ നോക്കുമ്പോൾ ചേട്ടനെയും ചേച്ചിയും കെട്ടി പിടിച്ചു കരയുന്നത് ഒക്കെ നമ്മൾ കാണുന്നില്ലേ അവരുടെ ഒരു ഒക്കെ ഇട്ട് നമ്മൾ കാണുന്നില്ലേ മക്കളെ നിങ്ങൾ ഒക്കെ reels ഒക്കെ കാണുന്ന പിള്ളേരല്ലേ അപ്പൊ കാണുന്നില്ലേ അപ്പൊ അവരുടെ അത് മാത്രം അല്ല അവരുടെ ജീവിതം മാത്രം അല്ല നിങ്ങൾക്കും ഉണ്ടാകില്ലേ അങ്ങനത്തെ ഒക്കെ അനുഭവം ഉണ്ടായിട്ടില്ലേ. അങ്ങനത്തെ അനുഭവം ഇല്ലാത്ത മക്കൾ ഒന്ന് ഒന്ന് ചെറുതായിട്ട് നിങ്ങളുടെ പിന്നെ വകയിലെ ചേച്ചിമാരൊക്കെ പോയപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വിഷമം ഒന്നും ഉണ്ടായിട്ടില്ല ചേച്ചി ഇപ്പൊ കല്യാണം കഴിച്ചു പോകുന്നതിൽ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്. അങ്ങനെ ഒക്കെ ചോദിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാകും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ആണ് അനുഭവ കുറിപ്പിലൂടെ എഴുതേണ്ടത് അത് തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ mark ന്റെ കാര്യം ആണ് അത് നിങ്ങൾക്ക് ചേച്ചിമാരൊക്കെ ഉണ്ടായിട്ട് ഇല്ലാ എങ്കിൽ പോലും എഴുതാ എനിക്ക് ഒരു ചേച്ചി ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു ആ ചേച്ചീനെ കല്യാണം കഴിച്ചു വിട്ട സമയത്തു ചേച്ചി എൻ്റെ കൂടെ കളിച്ചതായിരുന്നു ചേച്ചി ഒരുപാട് സാധനങ്ങൾ എനിക്ക് മേടിച്ചു തന്നിരുന്നു ഞങ്ങൾ വളരെ അധികം കൂട്ട് ആയിരുന്നു ഞങ്ങൾ എല്ലാ ഇടതും ഒരുമിച്ച് ആയിരുന്നു പൊക്കോണ്ടിരുന്നത്. ആ അങ്ങനെയുള്ള കാര്യങ്ങൾ വച്ച് നിങ്ങടെ അനുഭവ കുറിപ്പ് വേണം നിങ്ങൾ എഴുതാൻ മനസ്സിലായോ? okay എന്നിലെ പിന്നെ നീ എന്റെ മുൻപിലും മനോഹാരിത വെച്ച് തന്നു ഇവിടെ മനോഹാരിത എന്നതു~എന്നതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ ഇവിടെ ഒരു bracket ൽ കൊടുത്തിട്ടുണ്ട് എന്താണ് പാവകളെ പുസ്തകങ്ങളെ മയിൽ പീലിയെ എന്താണ്.

ആശയ വ്യക്തതയോടെ ക്രമമായും പൂർണ്ണമായിട്ടും എഴുതണം ആശയ വ്യക്തതയോടെ നമുക്ക് എന്താണ് ആശയം എന്നുള്ള കാര്യം അത് കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും എഴുതണം മനസിലാകുന്നുണ്ടോ കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും തന്നെ എഴുതണം. മാത്രം അല്ല വാക്യഘടന പാലിച്ചു അക്ഷര തെറ്റില്ലാതെ വേണം എഴുതാൻ അല്ലെ ഞാൻ ചേച്ചിയുടെ ചെ എന്നുള്ളത് ചോ ചി പോയി ചോ ട്ടൻ വന്നു ചോ എന്നൊന്നും എഴുതരുത്. ആയിട്ടുള്ള അക്ഷരം വേണം എഴുതാൻ. okay അങ്ങനെ എഴുതരുത് കേട്ടോ അക്ഷര തെറ്റ് അക്ഷര തെറ്റ് പാ~പാടാനെ നമ്മൾ അക്ഷരത്തെറ്റ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചോ ധീർഗം കുനിപ്പ് അതൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ നോക്കി വേണം എഴുതാൻ. നമ്മൾ ഏതോ ഒരു letter നകത്ത് അകത്തു പിന്നെ പറയുന്നില്ലായിരുന്നോ നിന്നെ എനിക്ക് ചാണകം ചാണകം എന്ന് പറയില്ലേ എനിക്ക് ചാകണം എന്ന് പറയില്ലേ ചാകണം പറ ചാണകം എന്നൊക്കെ പക്ഷേ അങ്ങനത്തെ ഒരു തെറ്റ് നിങ്ങൾ എഴുതി വെക്കരുത് okay അതാണ് പറയുന്നത് ഇനി നേരിൽ കാണുന്ന തോന്നൽ ഉണ്ടാകുന്ന തരത്തിൽ അനുഭവ തീവ്രതയോടെ എഴുതണം അനുഭവ തീവ്രതയോടെ എഴുതണം എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവം അല്ലെ. നമ്മുടെ അനുഭവം എഴുതാൻ അപ്പൊ അനുഭവ തീവ്രത ഉണ്ടാകണം എന്നാണ് പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ നമ്മുടെ അനുഭവം ആണ് എഴുതേണ്ടത് അപ്പൊ നമുക്ക് നമ്മുടെ അനുഭവം ആയതുകൊണ്ട് അതിനൊരു വായിക്കുന്ന ആൾക്കാർക്ക് സങ്കടം തോന്നണം വയങ്കര സങ്കടം തോന്നണം. മനസ്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിതുമ്പണം. ഈ ചേച്ചി പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഒക്കെ നമ്മുടെ സങ്കടം തോന്നണം okay മനസിലാകുന്നുണ്ടോ മക്കളെ okay ഇനി നമ്മൾ ആ അനുഭവ കുറിപ്പിൽ എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ എങ്ങനെ എഴുതണം അനുഭവ കുറിപ്പ് എന്നിങ്ങനെ അനുഭവ കുറിപ്പ് നിങ്ങളുടെ അനുഭവ കുറിപ്പ് അനുഭവ കുറിപ്പ് എന്നുള്ളത് ഇങ്ങനെ എഴുതാം okay ആദ്യം തന്നെ. ഇങ്ങനെ എഴുതി വെക്കാം. അതിനു ശേഷം നിങ്ങൾക്ക് കിട്ടിയ വിഷയം ഉണ്ടാകില്ലേ ആ വിഷയത്തിനെ കുറിച്ച് വിഷയത്തിനെ എന്ന് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ വിഷയത്തിനെ കുറിച്ച് correct ആയിട്ട് പറയണം കേട്ടോ ച ചാ എന്നൊന്നും പറയരുത്. വിഷയത്തിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ ചേച്ചിനെ നമുക്കൊരു ചേച്ചി ഉണ്ടാവും. ആ ചേച്ചിയെ കുറിച്ച് എന്റെ ചേച്ചിടെ പേര് ഇങ്ങനെ ആണ് പേര് എഴുതാ. എന്താണ് ചേച്ചി എനിക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ ആണ് തോന്നുന്നത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ എഴുതി വെക്ക മനസ്~മനസ്സിലായോ മക്കളെ ഇതാണ് ആണ് അനുഭവ കുറിപ്പിന്റെ

ഇത് കൊച്ചനുജൻ എന്ന കവിതയിലെ ഒരു പ്രയോഗം ആണ്. കാറ്റിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞി കവിത നോക്കു കോമളം കൊണ്ടുവന്ന കള്ളൻ ആയ കാറ്റ്. കൊതി വച്ച മുടി പറത്തി വികൃതമായ വികൃതി ആയിട്ട് ഉള്ള കാറ്റ് തുടർന്നുള്ള വരികൾ കൂട്ടി ചേർത്ത് കവിത രചിക്കു ഉചിതമായിട്ട് ഉള്ള തലകെട്ടും നല്കുമല്ലോ എന്നാണ് ചോദിക്കുന്നത് മക്കളെ നിങ്ങളോട് ഒരു കവിത എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ miss പണ്ട് എഴുതിയ ഒരു കവിത ആണ് miss നോട് ഒരു കവിത ചൊല്ലാൻ വേണ്ടി കവിത എഴുതാൻ വേണ്ടി പറഞ്ഞു പണ്ട് ട്ടോ miss നമ്മടെ teacher ക്കെ പറഞ്ഞു അപ്പോ miss കൊച്ചരുവി എന്നായിരുന്നു എന്താണ് വിഷയം തന്നത് അപ്പൊ ആ വിഷയത്തെ കുറിച്ചു miss പറഞ്ഞതാണ് കൊച്ചരുവി കൊച്ചരുവി കൊച്ചരുവി ആ നല്ല രസം കള കള കള രാ എന്താ കള കള കള ലായിട്ട് ഒഴുകും കൊച്ചരുവി. കൊച്ചരുവി കൊച്ചരുവി കൊച്ചരുവി. അപ്പോ അങ്ങനെ ഒന്നും എഴുതരുത്. പക്ഷേ നിങ്ങക്ക് എന്താണോ വിഷയം കിട്ടുന്നത് അതിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് തന്നെ എഴുതുക കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതെപോലെ തന്നെ കൊച്ചരുവി കൊച്ചരുവി എന്ന് മാത്രം എഴുതരുത് ഏത് question ഉം നമ്മുടെ മനസിൽ നമുക്ക് നല്ല ഈണം ആയിരിക്കും.

നിങ്ങൾ just ഒന്ന് നോക്കുക. നമുക്ക് സമയം ഇല്ലാട്ടോ പരീക്ഷ എഴുതണ്ടേ full പരീക്ഷ എഴുതണം പക്ഷെ നമ്മൾ just ഒന്ന് വേഗം വേഗം പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അരുവിനെ കുറിച്ച് ആണ് അരുവി. ആ sorry എന്നോട് അരുവി എന്നായിരുന്നു പറഞ്ഞത് അരുവി അരുവി കൊച്ചരുവി കൊച്ചരുവി കൊച്ചരുവി ഇതായിരുന്നു എൻ്റെ അരുവി എന്നായിരുന്നു കേട്ടോ ആ miss മറന്നുപോയി അരുവി അരുവി കൊച്ചരുവി കൊച്ചരുവി കൊച്ചരുവി ഇതായിരുന്നു miss ന്റെ കവിത വളരെ നല്ല കവിത ആയിരുന്നു എനിക്ക് വയങ്കര കവിത എഴുതാൻ ഒക്കെ നന്നായിട്ട് അറിയാം എന്ത് ചെയ്യാൻ ആ പക്ഷെ എൻ്റെ മക്കൾക്ക് അതിനെകാളും നന്നായിട്ട് അറിയാം എന്നുള്ള കാര്യം എനിക്ക് അറിയാം അപ്പൊ മക്കളെ നമ്മളെ കവിത ഇത് എഴുതുമ്പോൾ ശ്രദ്ധികേണ്ട പ്രധാനപെട്ട കാര്യങ്ങൾ എന്തൊക്കെ ആണ് കവിതയുടെ ഗുണം നമുക്ക് ആദ്യം തന്നെ ഒരു heading എഴുതണം കവിതയ്ക്ക് നല്ലൊരു പേരൊക്കെ എഴുതിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു heading എഴുതണം പിന്നെ പിന്നെ എന്താണ് മികച്ച ഒരു ആശയം ആയിരിക്കണം ആ കവിതയുടെ അകത്ത്. ചെറിയ ഒരു കവിത ആണെങ്കിലും നല്ല ഒരു ആശയം കൊണ്ടുവരണം അപ്പൊ നിങ്ങൾ വിചാരിക്കും miss ഈ കവിതയൊക്കെ എഴുതുന്നത് ഒരു കല അല്ലെ ഞങ്ങൾക്ക് എഴുതാൻ ഒന്നും അറിയില്ല ഈ കവിത ഒന്നും എഴുതാൻ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ പറ്റും. നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റും yes അല്ലേ? നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മൾ അങ്ങ് എഴുതുക ഈ കവിത നമുക്ക് mark കിട്ടുന്ന കാര്യം ആണ് രണ്ടോ മൂന്നോ mark ഒന്നും അല്ല നാലു mark കിട്ടുന്ന കാര്യം ആണ് അപ്പൊ വെറുതെ ഒന്ന് എഴുതുക വെറുതെ just അങ്ങ് എഴുതി വെച്ചാൽ മതി കവിത എഴുതാൻ പറഞ്ഞാൽ. okay എഴുതണെ അപ്പോ നല്ല ആശയം ആയിരിക്കണം ഒരു ആശയം നല്ലത് പോലെ നല്ലൊരു ആശയം വേണ്ടതാണ് പിന്നെ മികച്ച ഭാവന നല്ലൊരു ഭാവന വേണം ആ അവിടേയ്ക്ക് പോവുകയാണ് അരുവി ഇങ്ങനെ ഒഴുകി വരുകയാണ് അരുവിയുടെ ആഹ് കള കള ആ ഒച്ച കേൾക്കാൻ എന്തൊരു ഭംഗി ആണ് പക്ഷികൾ ചിലയ്ക്കുന്നു അത് അങ്ങനെ ഉള്ള രീതിയിൽ നമ്മൾ കവിത അങ്ങ് എഴുതാ okay മനസിലായില്ലേ. കവിത നിങ്ങക്കും പറ്റും നിങ്ങളെ കൊണ്ടേ പറ്റുളളൂ. okay ഇനി താളാത്മകത അങ്ങനെ നമ്മൾ ഈ പാട്ട് ഒക്കെ പാടുന്ന സമയത്തു അങ്ങട് തക്കം ആഹ് ഇങ്ങട് തക്കം ഇത് ഇങ്ങനെ കവിത അതല്ല ട്ടോ miss ഇങ്ങനെ ഇത് ഈണം പറഞ്ഞു തരുവാ. താളാത്മകത. അപ്പോ നമ്മളിങ്ങനെ ഒരു പാട്ട് ഒക്കെ പാടുന്ന സമയത്തു ഇങ്ങനെ ഇങ്ങനെ ഈ താളം ഒക്കെ പിടിച്ചിട്ട് വേണം ഇങ്ങനെ എഴുതാൻ മനസിലാകുന്നുണ്ടോ ഉചിതവും ആകർഷകവുമായിട്ടുള്ള പദവിന്യാസം. ഇങ്ങനെ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഇയ്യോ എൻ്റെ ദൈവമേ ഈ miss ഇത് എന്തൊക്കെയാ ഈ പറയുന്നത് ഈ കവിത എഴുതാൻ പറഞ്ഞിട്ട് ഒരു പദവിന്യാസം താളാ~താളാത്മകത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസിലാകില്ല നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ മതി ഒരു കവിത തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്താണ് തോന്നുന്നത്. അതിന് ഒരു heading അങ്ങ് കൊടുക്ക നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ചേച്ചിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് അങ്ങ് നന്നായിട്ട് അങ്ങ് രീതിയിൽ എഴുതാ. മനസ്സിലായോ മക്കളെ? നല്ല ഒരു heading കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ വാക്കിൽ അങ്ങ് അത് എഴുതി വെക്കുക okay മനസ്സിലായോ ഒരു കവിത ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണം എഴുതാൻ. ഇനി കഥയെഴുതുക. കൊച്ചനുജൻ എന്ന കവിതയിൽ അനുജനെയും ചേച്ചിയെയും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം ആയില്ലേ ആ ഈ കവിതയെ നമുക്ക് കഥ ഉചിതമായിട്ടുള്ള ശീർഷകം നൽകുക ആ simple, simple ആയിട്ടുള്ള കാര്യം ആണ്. അല്ലേ? ഈ ചേച്ചിടെയും അനിയന്റെയും ഒരു കഥ എടുത്തിട്ട് നമ്മൾ ഒരു ഉചിതം ആയിട്ട് ഉള്ള ഒരു ശീർഷകം അങ്ങ് കൊടുക്കുക. ശീർഷകം എന്ന് വച്ചാൽ എന്താണ്? എന്താണ് ഒരു തലക്കെട്ട്. ശീർഷകം നമ്മൾ ഇപ്പൊ കഥ എഴുതുമ്പോൾ നമ്മൾ ഒരു പേര് ഒക്കെ ഇടുലെ പേര് എഴുതി കഴിഞ്ഞിട്ട് അല്ലെ നമ്മൾ കഥ ഒക്കെ എഴുതുന്നത് മനസ്സിലായോ ഇത് ഒരു ഇത് ഒരു എന്താണ് കടല് പോലെ തോന്നുമെങ്കിലും ഇവിടെ ഇതൊക്കെ അക്ഷരങ്ങൾ ആണ്. okay അത് നമ്മളൊരു ശീർഷകം കൊടുക്കുന്ന സ്ഥലം ആണ് ശീർഷകം എന്ന് എഴുതരുത് എന്താണ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കഥക്ക് ഇടാൻ പറ്റിയ പേര് എന്താണ് അത് വേണം ഇവിടെ എഴുതാൻ മനസ്സിലായോ കഥയ്ക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപെട്ട പേര് എന്താണോ അപ്പൊ അത് വേണം അവിടെ എഴുതാൻ അല്ലാണ്ട് ശീർഷകം തലക്കെട്ട് എന്നുള്ള രീതിയിൽ കഥയുടെ front കൊണ്ടുപോയി എഴുതി വെച്ചേക്കരുത് കേട്ടോ അങ്ങനെ mark കിട്ടത്തില്ല. അപ്പോ എന്ത് ചെയ്യണം? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തലക്കെട്ട് നമുക്ക് എന്താണ് ചേച്ചിയുടെയും അനുജന്റെയും ഈ സ്നേഹത്തിന്റെ നിസ്വാർഥം ആയിട്ടുള്ള സ്നേഹത്തിന്റെ എന്താണ് ആ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭാഷ കേരളീയരുടെ പൊതു വ്യവഹ ഭഷ് ഭാഷ. ദ്രവ് ഡഷ് ഭാഷ്‌ ട്രീ ഗോ ത്ത്രത്തിലെ പ്പെട്ട മലയാളമാണ്.